ആ എന്ന ശരി എനിക്ക് ഉറക്കം വരുന്നു. കുളം തടാകം നദി കായൽ കടൽ ഭൂഗർഭ ജലസ്രോതസ്സു പോലെയുള്ള ജലാശങ്ങൾ മലിനമാകുന്നതിലൂടെ ഉണ്ടാകുന്ന ആഹ് പരിസ്ഥിതി മലിനീകരണമാണ് ജലമലിനീകരണം മതിയായ സംസ്കരണം നടത്തി അപകടകരമായ ഘടകങ്ങൾ നീക്കം ചെയ്യാതെ മാലിന്യങ്ങൾ നേരിട്ടോ അല്ലാതെയോ ജലാശയങ്ങളിലേക്ക് കലരുമ്പോഴാണ് പൊതുവെ ജലമലിനീകരണം ഉണ്ടാകുന്നത് ജലമലിനീകരണത്തിന് കാർബണികമോ അകാർബണികമോ ആയ പദാർത്ഥങ്ങൾ കാരണമാകുന്നു ജലം മികച്ച ഒരു ലായകം ആയതിനാൽ ചെറിയ അളവിലും പദാർത്ഥങ്ങളെ ലയിപ്പിക്കുന്നു. ഇത് ജലമലിനീകരണ സാധ്യത വർദ്ധിപ്പിക്കുന്നു ആഹ് ജൈവ വിഘടനത്തിന് വിധേയമാക്കുന്ന കാർബണിക വസ്തുക്കൾ ശുദ്ധീകരണ പ്രക്രിയയിൽ സങ്കീർണങ്ങളായ കാർബണി തന്മാരായത്രികളെ സൂക്ഷ്മാണുക്കൾ വിഘടിച്ച് ഹാനികരമല്ലാത്ത പദാർത്ഥങ്ങൾ ആക്കി മാറ്റുന്നു ജലത്തിലെ oxygen നെ ഉപയോഗിക്കുന്നതിനാൽ ലയിച്ചു ചേർന്ന പദാർത്ഥങ്ങളുടെ അളവ് കൂടുന്നതിനനുസരിച്ച്‌ oxygen ൻ്റെ അളവ് ഗു ഗണ്യമായി കുറയുന്നു ഭക്ഷ്യ വസ്തുക്കൾ തുകൽ എന്നിവ സംസ്കരിക്കുന്ന factory കൾ ചായം തുണിത്തരങ്ങൾ തുടങ്ങിയവ നിർമ്മിക്കുന്ന factory കൾ ഇവയെല്ലാം കാർബണിക മാലിന്യങ്ങൾ ഉണ്ടാക്കുന്നവയാണ് പാറകളിൽ അടങ്ങിയിരിക്കുന്ന കാരീയ ലവണങ്ങൾ പ്രകൃതിദത്തമായ ജമാ ജലമലിനീകരണത്തിന് കാരണമാകുന്നു കീടനാശിനികളും രാസവളങ്ങളും ജലസ്രോതസ്സുകളെ മലിനമാക്കുന്നു ആധുനിക കൃഷി രീതിയിൽ ശാസ്ത്രീയത അവലംബിക്കാത്തതിനാൽ eutrophication എന്ന പ്രതിഭാസവും ഉണ്ടാകുന്നു ജലത്തിൽ അടങ്ങിയ മാലിന്യത്തിൻ്റെ തോത് അളക്കാൻ ജലത്തിൻ്റെ ലായക സ്വഭാവമാണ് ഉപയോഗപ്പെടുത്തുന്നത്

oxygen ൻ്റെ അളവ് ഇപ്രകാരം കണ്ടെത്താം ഇതിനെ BOD എന്ന് പറയുന്നു PPMunit ലാണ് ഇത് സൂചിപ്പിക്കുന്നത് കുടിക്കാനുള്ള ജലത്തിൻ്റ BODzero point seventy five one point fivePPM ആയിരിക്കുന്നതാണ് ഉത്തമം ജലത്തിൽ ധാരാളം ലവണങ്ങളും മറ്റ് രാസവസ്തുക്കളും ലയിച്ചു ചേരുന്നു ജല മാലിന്യങ്ങളെ രാസമാലിന്യങ്ങൾ എന്നും ജൈവമാലിന്യങ്ങൾ എന്നും പറയാം രണ്ടായി തരംതിരിക്കാം ഇതിനു പുറമെ ജലത്തിൻ്റെ ഭൗതികഗുണനിലവാരവും പ്രധാനമാണ് ജലത്തിൻ്റെ ph മൂല്യം അതിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള ലവണങ്ങളുടെയും രാസപദാർത്ഥങ്ങളുടെയും അളവ് എന്നിവയാണ് രാസഗുണനിലവാരം നൽ നിർണയിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ ജലത്തിൻ്റെ ph ആറ് point അഞ്ചിനും എട്ട് point രണ്ടിനും ഇടയിലായിരിക്കണം chloride ഇരുമ്പ് magnesium fluoride sulphitenet nitrate തുടങ്ങിയ ലവണങ്ങൾ ജലത്തിൽ പൊതുവെ കാണപ്പെടുന്നു ജലമലിനീകരണം അല്ലെങ്കിൽ ജലമലിനീകരണം ജലാശയങ്ങളുടെ മലിനീകരണമാണ് സാധാരണയായി മനുഷ്യൻ്റെ പ്രവർത്തികളുടെ ഫലമായി അത് അതിൻ്റെ ഉപയോഗങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്നു ജലാശയങ്ങൾ തടാകങ്ങൾ നദികൾ സമുദ്രങ്ങൾ ജലാശയങ്ങൾ ജലസംഭരണികൾ ഭൂ ഭൂഗർഭജലം എന്നിവ ഉൾപ്പെടുത്തുന്നു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 പ്രവർത്തനങ്ങൾ കാർഷിക പ്രവർത്തനങ്ങൾ കൊടുങ്കാറ്റ് വെള്ളം ഉൾപ്പെടെയുള്ള നഗരങ്ങളിലെ ഒഴുക്ക് ജല മലിനീകരണം ഒന്നുകിൽ ഉപരിതല ജല മലിനീകരണമോ ഭൂഗര്‍ഭജലം മലിനീകരണമോ ആണ് ഈ രീതിയിലുള്ള മലിനീകരണം aquatic ആവ് ആവാസ വ്യവസ്ഥയുടെ തകർച്ച അല്ലെങ്കിൽ ആളുകൾ മലിനമായ വെള്ളം കുടിക്കുന്നതിനോ ജലസേചനത്തിനോ ഉപയോഗിക്കുമ്പോൾ ജലജന്യ രോഗങ്ങൾ പടരുന്നത് പോലെ നിരവധി പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കാം മറ്റൊരു പ്രശ്നം ജലമലിനീകരണം ജലവിഭവം നൽകുന്ന ആ വ്യവസ്ഥയുടെ സേവനങ്ങളെ കുറയ്ക്കുന്നു എന്നതാണ് ജലമലിനീകരണത്തിൻ്റെ ഉറവിടങ്ങൾ ഒന്നുങ്കിൽ point ശ്രോതസ്സുകളോ non point ശ്രോതസ്സുകളോ ആണ് point ശ്രോതസ്സുകൾക്ക് ഒരു കൊടുങ്കാറ്റ്

നാല് കാലക്രമേണ ഉണ്ടാകുന്ന കൂം cumulative സ്ഥലത്തിൻ്റെ ഫലമാണ് മലിനീകരണം വിഷപദാർത്ഥങ്ങൾ ഉദാഹരണം എണ്ണ ലേ ലോഹങ്ങൾ plastic കീടനാശിനികൾ സ്ഥിരമായ ജൈവ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 ആഹ് ലവണാംശത്തിലെ മാറ്റങ്ങൾ അല്ലെങ്കിൽ രോഗികൾ രോഗകാരികളായ ജീവികളുടെ ആമുഖം മലിനീകരണത്തിൽ ജൈവ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 ആഹ് ജല മലിനീകരണനിയന്ത്രണത്തിനു ഉചിതമായ അടിസ്ഥാന സൗകര്യങ്ങളും management plan കളും നിയ നിർമാണവും ആവശ്യമാണ് sanitation മെച്ചപ്പെടുത്തൽ മലിനജലം സംസ്കരണം വ്യവസായിക മാലിന്യ ജല സംസ്കരണം കാർഷിക മലിന ജല സംസ്കരണം മണ്ണൊലിപ്പ് നിയന്ത്രണം അവശിഷ്ട നിയന്ത്രണം നഗര ഒഴുക്കിൻ്റെ നിയന്ത്രണം മഴവെള്ള പരിപാലനം ഉൾപ്പെടെ എന്നിവ സാങ്കേതിക പരിഹാരങ്ങളിൽ പെടാം

പോഷക മലിനീകരണമായ എന്നത് പോഷകങ്ങളുടെ അമിതമായ മുൻപുട്ടുകൾ input കൾ വഴിയുള്ള മലിനീകരണത്തെ സൂചിപ്പിക്കുന്നു ജല ജീവിത തരണത്തിലും ശുചിത്വത്തിനും വേണ്ടിയുള്ള joint monitoring program ൻ്റെ കണക്കനുസരിച് ആഗോളതരത്തിൽ ഏകദേശം നാലു point അഞ്ചു billion ആളുകൾക്ക് രണ്ടായിരത്തി പതിനേഴിലെ കണക്കനുസരിച്ച് ശുചിത്വം സുരക്ഷിതമായി കൈകാര്യം ചെയ്തിട്ടില്ല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 മഴക്കാലത്തും വെള്ളപ്പൊക്കത്തിലും മനുഷ്യ വിസർജനം ഭൂമിയിൽ നിന്ന് നീക്കി ഉപരിതലജലത്തിലേക്ക് നിക്ഷേപിക്കപ്പെടുന്നു മഴ ഉണ്ടാകുമ്പോൾ ലളിതമായ കു ഴികളുള്ള കക്കൂസുകളിലും വെള്ളം കയറിയേക്കാം മനുഷ്യർ ഉപയോഗിക്കുന്നതോ പ്രചരിപ്പിക്കുന്നതോ ആയ പദാർത്ഥങ്ങൾ കടൽ മലിനീകരണം സംഭവിക്കുന്ന വ്യവസായിക കാർഷിക പാർപ്പിട മാലിന്യങ്ങൾ കണികകൾ ശബ്ദം അധിക carbon dioxide അല്ലെങ്കിൽ അധിനിവേശ ജീവികൾ തുടങ്ങിയ സമുദ്രത്തിൽ പ്രവേശിച്ച് അവിടെ ദോഷ്യഗന്ധമായ ഫലങ്ങൾ ഉണ്ടാക്കുമ്പോഴാണ് ഈ മാലിന്യങ്ങൾ ദൂരെ ഭൂരിഭാഗവും കരയിൽ നിന്നുള്ള പ്രവർത്തനങ്ങളിൽ നിന്നാണ് വരുന്നത് എന്നിരുന്നാലും സമുദ്രകാധവും ഗണ്യമായ സംഭാവന നൽകുന്നു ഭൂരിഭാഗം input കൾ നദികളിലൂടെയോ മാലി മലിനജലത്തിലൂടെയോ അന്തരീക്ഷത്തിൽ നിന്നോ

കീടനാശിനികൾ അല്ലെങ്കിൽ പൊടി പടലങ്ങൾ എന്നിവ സമുദ്രത്തിലേക്ക് കൊണ്ടുപോകുന്നതിലൂടെ വായു മലിനീകരണം ഒരു സംഭാവ ന ഘടകമാണ് മലിനീകരണം പലപ്പോഴും ഉണ്ടാകുന്നത് കാർഷിക നീരൊഴുക്ക് കാറ്റ് വീശുന്ന അവശിഷ്ടങ്ങൾ പൊടി എന്നിവ പോലുള്ള non point ശ്രോതസ്സുകളിൽ നിന്നാണ് ഈ non point സ്രോതസ്സുകൾ പ്രധാനമായും നദികളിലൂടെ സമുദ്രത്തിലേക്ക് ഒഴുകുന്നു ഒഴുക്ക് മൂലമാണ് എന്നാൽ കാറ്റ് വീശുന്ന അവശിഷ്ടങ്ങളും പൊടിക്കും ഒരു പങ്കുവഹിക്കാനും കാരണം ഈ മലനിരകളും ജലപദാ പാതകളിലും സമുദ്രങ്ങളിലും സ്ഥിരം താമസമാക്കാം നേരിട്ടുള്ള discharge കരയിലെ ഒഴുക്ക് കപ്പൽ മലിനീകരണം എന്നിവയാണ് മല നിരീക്ഷണത്തിലെ വഴികൾ അന്തരീക്ഷ മലിനീകരണവും ആഴക്കടൽ ഖനനവും ജല വിതരണത്തിനും ശുചിത്വത്തിനും വേണ്ടി joint monitoring program ൻ്റെ കണക്കനുസരിച്ചു ആഗോളത്തിൽ ഏകദേശം നാലെ point അഞ്ച് billion ആളുകൾക്ക് രണ്ടായിരത്തി പതിനേഴിലെ കണക്കനുസരിച്ച് ശുചിത്വം സുക്ഷി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 ഇത്രയാണ് എനിക്ക് ജലമലിനീകരണത്തെക്കുറിച്ചു പറയാനുള്ളത് ജലമലിനീകരണം ഉം തികച്ചും ദോഷമായ ഒരു കാര്യമാണ് മനുഷ്യരാണ് ഏറ്റവും കൂടുതൽ ജലമലിനീകരണത്തിലേക്ക് നയിക്കുന്നത് നമസ്‌കാരം ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ചൂടിനെ കുറിച്ചാണ് gulf രാജ്യങ്ങൾക്കു സമാനമായി കൊടും ചൂടിലേക് കേരളം കുതിക്കുകയാണ് നാപത് degree ചൂട് എന്ന് കേട്ടു കേൾവി മാത്രം

നഗരങ്ങൾ മാത്രമല്ല ഗ്രാമങ്ങളും കൊടുചൂടിൻറെ പിടിയിലമർന്നു കഴിഞ്ഞു ചൂടുകൾ വാടാതിരിക്കാൻ ഏറെ മുൻകരുതുകൾ വേണം അന്തരീക്ഷ താപനില കുത്തനെയാണ് ഈ ഇടെയായി ഉയരുന്നത് താപനില മിക്കവാറും നാപത് degree ക് മുകളിലേക്കു ഉയർന്നേക്കാം അന്തരിക്ഷ ഊഷ്മാവ് ഈ നിലയ്ക് മാറുന്നതോടെ നാപ്പത്തഞ്ച് degree യുടെ ചൂടിൻറെ ഫലമാണ്‌ ഉണ്ടാവുക എന്നത് ദുരന്ത നിവാരണ authority യുടെ മുന്നറിയിപ്പുണ്ട്‌ കേരളത്തിലെ ഈ കൊടും ചൂട് പകൽ സമയത്തു മാത്രമല്ല രാത്രിയിലും ശരാശരിക്ക് മുകളിലാണ്. ഉയർന്ന താപനിലയിലുള്ള പകൽ സമയത്തു വീടിനുള്ളിലും office നുള്ളിലും ഇരിക്കാൻ ശ്രദ്ധിക്കുക പുറത്തിറങ്ങേണ്ടി വരുന്നവർ ചൂട് തുടങ്ങുന്നതിന് മുന്നെയോ പകൽ അസ്തമിക്കുമ്പോഴോ മാത്രം പുറത്തിറങ്ങുക വെള്ളം ധാരാളമായി കുടിക്കണം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 പേശികൾക്കു ശക്തമായ വേദന ഉണ്ടായേക്കാം ചിലപ്പോഴൊക്കെ തല വേദനയും തല കറക്കവും ഓക്കാനവും ഉണ്ടാകാം ഉപ്പിട്ട് വെള്ളം കുടിക്കുകയോ ORS ലായിനി ഉപയോഗിക്കുകയോ വേണം വിളർച്ചയും വിയർപ്പും രക്ത സമ്മർദ്ദക്കുറവും ആരംഭിക്കുന്നുണ്ടെങ്കിൽ അടുത്തുള്ള ആശുപത്രിയിൽ അഭയം തേടണം കൃഷ്‌ണ മണി വികസിക്കുകയും pulse ദുർബലമാവുകയും ശ്വാസകോശം മന്ദീഭവിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ശരിയായ സമയത്തു ചികിത്സ ലഭിച്ചില്ലെങ്കിൽ മരണം വരെ സംഭവിക്കാവുന്നതാണ് ഉയർന്ന താപനിലയിലുള്ള അന്തരീക്ഷത്തിൽ നിന്നും ആളെ മാറ്റുക വിശ്രമം നൽകുക ആവശ്യമെങ്കിൽ കുത്തിവെപ്പിലൂടെ ജലവും ധാതുക്കളും ശരീരത്തിൽ എത്തിക്കുക എന്നീ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് വേണം കരുതൽ പ്രമേഹം രക്ത സമ്മന്തം എന്നീ ഇവയുള്ളവർ വെയിലത്തു ഇറങ്ങുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കണം ഹൃദയ രോഗികളും കാര്യമായി ശ്രദ്ധിക്കണം juice കുടിക്കേണ്ടി വരുമ്പോൾ ഇത്തരക്കാർ പൂർണ്ണമായും കൃതൃമ മധുരം ചേർക്കുന്നതിനെ ഒഴിവാക്കണം ധാരാളം ice ഉപയോഗിക്കുന്നതും നല്ലതല്ല ഉയർന്ന താപനിലയിൽ വിയർപിലെ ലൂടെ ഉണ്ടാവുന്ന ജലധാതു നഷ്ട്ടങ്ങൾ സംഭവിക്കാതെ ശ്രദ്ധിക്കണം ശരിയായതും പോഷക സമൃദ്ധമായതും മായ ഭക്ഷണങ്ങൾ കഴിക്കാതെ വെയിലത്തു ഇറങ്ങരുത് തലവേദന തളർച്ച മനോവിഭ്രമം ഉറക്കം തുടങ്ങുന്ന കാഴ്ച മങ്ങുക ഛർദിക്കുക എന്നിവ പ്രാഥമിക ലക്ഷണങ്ങളായി കണ്ടാൽ മതിയായ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 ഘാതം എന്ന ഭീഷണി കൊടും ചൂടിൽ ഏറെ നേരം ജോലി ചെയ്യുന്നവർ സൂര്യാഘാതം ഏൽക്കാതെ ശ്രധിക്കണം വെയിൽ ഒരു തരത്തിലും ശരീരത്തിലേക്ക് നേരിട്ട് പ്രവേശിക്കാതെ വസ്ത്രങ്ങൾ കൊണ്ട് പൊതിഞ്ഞു വെക്കുക തുടർച്ചയായി ഇരുവ ചക്ര വാഹനങ്ങൾ ഓടിക്കുന്നവരും പുറം ജോലിയിൽ ഏർപെടുന്നവരും ഈ ചൂടിനെ സൂക്ഷിച്ചേ മതിയാവു ശരീരത്തിലെ താപനിയന്ത്രണ സംവിദാനത്തിലെ സ്തംഭനം മൂലം ഇത്തരക്കാർക്ക് speed stroke സംഭവിച്ചേക്കാം അന്തരീക്ഷത്തിൽ ഉയർന്ന താപനിലയും ഈർപ്പവും ഉള്ളപ്പോൾ ആണ് speed stroke ഉണ്ടാവുക കേരളത്തിലെ അന്തരീക്ഷ താപനിലയിൽ ഇപ്പോൾ ഇതിനുള്ള സാഹചര്യം ന്നി നിലനിൽക്കുന്നതായി മുന്നറിയിപ്പുണ്ട് പ്രത്യേകിച്ച് പാലക്കാട് പോലെ ഉള്ള തുറന്ന പ്രദേശങ്ങൾ ഏറെ ഉള്ള ജില്ലകളിൽ സൂര്യാഘാതം സംഭവിച്ചാൽ തൊക്കിനോട് ചേർന്നുള്ള രക്ത കുഴലികളിലും രക്തയോട്ടം സ്‍തംഭിക്കുകയും ഉം വിയർപ് പ്രവർത്തനം മന്ദീപവിക്കുകയും ചെയ്യും ശരീര താപനില നാപ്പത്തൊന്ന് degree celsius കൂടുതലാവുകയും മന്ദത അപസ്മാരാം ബോധക്ഷയം തുടങ്ങിയ ലക്ഷണങ്ങൾ ഉണ്ടാവുകയും ചെയ്യും ഉടൻ തീവ്ര പരിചരണം നൽകിയില്ലെങ്കിൽ മരണം പോലും സംഭവിക്കാവുന്ന പ്രശ്‌ണമാണിത്. നമ്മുടെ തലച്ചോറിലെ Hypothalamus എന്ന ഭാഗമാണ് ശരീരത്തിലെ താപനില ഒരു നിഷ്‌ചിത പരുതിക്കുള്ളിൽ നിലനിർത്തുന്നത് എന്നാൽ കഠിനമായ ചൂടിനെ തുടർന്ന് ആന്തരിക താപനില ക്രമാതീതമായി ഉയരുമ്പോൾ ശരീരത്തിലെ ഈ താപനിയന്ത്രണ സംവിധാനങ്ങളെല്ലാം തകരാറിലാകുന്നു സൂക്ഷിക്കണം സൂര്യാഘാതം നിരവധി സാഹചര്യങ്ങൾ സൂര്യാഘാതത്തിലേക്ക് നയിക്കാറുണ്ട് അന്തരീഷത്തിലെ ഉയർന്ന ഈർപ്പം കഠിനമായ ചൂടുള്ള കാലാവസ്ഥ അണുബാധ മദ്യലഹരിക്ക് അടി പ്പെട്ട അവസ്ഥ വാർദ്ധക്യം പൊണ്ണത്തടി അനുയോജ്യമല്ലാത്ത വസ്ത്രധാരണ രീതി എന്നിവയാണ് പ്രധാനം ചൂടുള്ള പകൽ സമയത്ത് ഒരിക്കലും മദ്യപിക്കരുത് ഏതെങ്കിലും തരത്തിലുള്ള അസുഖമുള്ളവർ ഒരു കാരണവശാലും ഈർപ്പമേറിയ വെയിലത്ത് ഇറങ്ങരുത് അത് അവരുടെ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനങ്ങളെ മന്ദീഭവിച്ചേക്കാം സൂര്യനിൽ നിന്ന് വരുന്ന ultraviolet രശ്മികളാണ് കൊടും ചൂടിലെ പ്രധാന വില്ലന്മാർ വെയിലേറ്റ് തൊലിപുറത്തു നീറ്റലോ വെള്ളം തഴുകുമ്പോൾ പുകച്ചിലോ തോന്നുന്നുവെങ്കിൽ ശ്രദ്ധിക്കുക നിങ്ങൾ സൂര്യാഘാതത്തിന്റെ പ്രാഥമിക ലക്ഷണങ്ങൾ ഉണ്ടായിരിക്കുന്നു രണ്ടു ദിവസത്തിനകം തൊലിയുടെ മേൽപോളി പൊളിഞ്ഞിളകും ക്രമേണ ചർമം പഴയ പടിയാവും മുതിർന്നവരിലും വൃ വൃദ്ധജനങ്ങളിലുമാണ് ഈ വിഭാകത്തിൽ പെട്ട സൂര്യാഘാതം കണ്ടുവരുന്നത് ആവിശ്യത്തിന് വെള്ളം കുടിക്കാതെ അമിതചൂടുള്ള അന്തരീക്ഷത്തിൽ കഴിയുന്നവർക്കാണ് ഈ പ്രശ്‌നമുണ്ടാകുന്നത് തലച്ചോറിൻറെ പ്രവർത്തനമാന്ദ്യമാണ് സൂര്യാഘാതത്തിൻ്റെ മുഖലക്ഷണം അസാധാരണമായ പെരുമാറ്റം സ്ഥലകാല വിഭ്രാന്തി ആശയകുഴപ്പം തുടങ്ങിയവ മുതൽ അപസ്‌മാര ചേശ്ഷ്ഠകൾക്കും തുടർന്ന ഗാഢമായ അബോധാവാസ്ഥക്കും ഇടയാവുന്നു വൃദ്ധജനങ്ങളിൽ സൂര്യാഘാതത്തെ തുടർന്ന് ചർമ്മം ഉണങ്ങി വര വരണ്ടിരിക്കും മറ്റു ചിലർക് പേശികളിലെ protein കൾ വികടിക്കുകയും ഇത് വൃക്കകളിലെ അടിഞ്ഞു കൂടി വൃക്കസബ്‌ദനം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

ഉയർന്ന തോതിലുള്ള ഹൃദയമിടിപ്പ് ആയം കുറഞ്ഞ എന്നാൽ വേഗം കൂടിയ ശ്വാസമെടുപ്പ് പേശികളുടെ കോച്ചിപ്പിടുത്തം എന്നിവയാണിത് സാധാരണ ഗതിയിൽ രക്തസമ്മർദം കൂടിയതായി കരുതുമെങ്കിലും വാസ്തവത്തിൽ ഇതാണ് സൂര്യാഘാതത്തിന്റെ ലക്ഷണങ്ങൾ അടുത്തുള്ള തണുപ്പിലും സ്ഥലത്തും വിശ്രമിക്കുക മാത്രമാണ് മാർഗം ഉപ്പും പഞ്ചസാരയും ലയിപ്പിച് glucose വെള്ളം പറ്റുന്നിടത്തോളം കുടിക്കണം നിർബന്ധമായും doctor റെ കാണണം ആവിശ്യത്തിന് വിശ്രമം നേടണം ഏർ പ്രഥമ ശ്രുശുഷ ഇങ്ങനെ കൊടും വെയിലത്ത് നിൽക്കുന്ന ആൾ ഒരാൾ പൊടുന്നനെ തളർന്നു വീണാൽ അയാൾക്ക് സൂര്യഘാതം ഏറ്റതായി സംശയിക്കാം ആശുപത്രിയിലേക്കു മാറ്റും മുമ്പ് ഇത്തരക്കാർക് പ്രഥമ ശുശ്രുഷ നൽകണം തണലുള്ള ഒരു സ്ഥലത്തേക്കു മാറ്റണം തുടർന്ന് ശരിയത്തിലോ വസ്ത്ര ങ്ങൾ ഊരി മാറ്റണം മൂക്കിലോ വായിലോ ഒക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്ന തുപ്പലും പതയുമൊക്കെ തുടച്ചു മാറ്റുക ആവിശ്യത്തിന് ശ്വാസ സഞ്ചാരത്തിന് അവസരം നൽകുക വെള്ളം മുക്കിയ തുണി ഉപയോഗിച്ചു ശരീരം തുടക്കുക ice കട്ടകൾ ലഭ്യമാണെങ്കിൽ അത് ഉപയോഗിച്ചു ശരീര ഭാഗങ്ങൾ പ്രത്യേകിച് കക്ഷത്തിലും തുടയിലും തുടയിടുക്കിലും വെക്കുന്നത് നന്നായിരിക്കും ശക്തിയായി വീശുകയോ fan കൊണ്ട് ദേഹം തണുപ്പിക്കുകയോ ചെയ്യുന്നതും ഗുണം ചെയ്യും ശരീരത്തിൻറെ താപനില തായിത്തികൊണ്ടു വൻ വന്നാലുടൻ ജലം കുടിക്കാനായി നൽകണം കൈകാലുകൾ തിരുമ്മിക്കൊടുക്കണം കൃത്രിമ ശ്വാസശോഷം നൽകണം ധാരാളം ജലം കുടിക്കാനായി നൽകണം തുടർന്ന് സൂര്യഘാതം ഏറ്റിയ ആൾ സൗകര്യപ്രതമായി ആശുപത്രിയിൽ എത്തിക്കുക. വേനൽകാലത്ത് ചെയ്യേണ്ടത് കഴിയുന്നിടത്തോളം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 രാവിലെ പതിനൊന്ന് മണി മുതൽ ഉച്ചക് മൂന്ന് മണി വരെയുള്ള വൈയിൽ കൊള്ളുന്നത് ഒട്ടും നന്നല്ല കൂടെ തൊപ്പി എന്നിവ ധരിക്കണം പുരുഷന്മാർ full കൈ shirt കൾ ഉപയോഗിക്കുന്നത് നല്ലതാണ് സിത്രീകൾക് വേനൽകാല വസ്ത്രങ്ങൾ ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ് ഒരു സൂര്യതാപത്തെ തടയാൻ സഹായിക്കും nylon polyester വസ്ത്രങ്ങൾ ഒഴിവാക്കുക അയ അയഞ്ഞ cotton വസ്ത്രങ്ങൾ ആണ് നല്ലത് അടിവസ്ത്രങ്ങളും cotton കൊണ്ടുള്ളത് തന്നെ ആണ് നല്ലത് shirt ന് താഴെ cotton ബനിതനുകൾ ബനിയനുകൾ ദരിക്കുന്നത് വിയർപ് ആകിരണം ചെയ്യും രണ്ടു നേരം തണുത്ത വെള്ളത്തിൽ കുളിക്കണം ഇത് വിയർപ്പകറ്റാനും ചർമ്മ സംരക്ഷണത്തിനും മികച്ചതാണ്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 fridge ഇൽ കു കുപ്പികളിൽ സൂക്ഷിക്കുന്ന വെള്ളവും തിളപ്പിച്ചാറ്റണം അണു ബാധകൾ ഇല്ലാത്ത വെള്ളമാണ് കുടിക്കാനായി ഉപയോഗിക്കുന്നതെന്ന് ഉറപ്പാക്കണം ആവശ്യത്തിന് വെള്ളം കുടിക്കുമ്പോളും പഴങ്ങളും പഴങ്ങൾ കൊണ്ടുള്ള juice ഉം ധാരാളമായ്‌ കഴിക്കുക വേനൽ കാലത്തു ചായ കാപ്പി എന്നിവയുടെ ഉര് ഉപയോഗം പരമാവധി കുറയ്ക്കുക. കൃത്രിമ ശീത പാലനീയങ്ങൾ beer മദ്യം എന്നിവയും പൂർണമായും ഒഴിവാക്കണം. താൽകാലികമായി ദാഹ ശമനം ഇവ വരുത്തുമെങ്കിലും പിന്നീട് അമിത ദാഹം ഉണ്ടാക്കും മെന്നേയുമല്ല വരും കാലത്തു ഇവയുടെ ഉപയോഗം കൂടുതൽ നിർജീനലനത്തിനും തൻ മൂലം വിവിധ ആരോഗ്യ പ്രശ്നങ്ങളിലേക്കു വയ്ക്കുകയും ചെയ്യും ഭക്ഷണത്തിൽ ധാരാളമായി പഴങ്ങൾ പച്ചക്കറികൾ ഇലക്കറികൾ എന്നിവ ഉൾപ്പെടുത്തുക വേനല്‍ക്കാലത്ത് മാംസാഹാരം ഒഴിവാക്കുക ജലാംശയം കൂടുതൽ ഉള്ള തണ്ണിമത്തൻ പപ്പായ മാങ്ങ പേരക്ക ഓറഞ്ച് മുതലായവ വേനൽക്കാല പഴങ്ങൾ കൂടുതലായി കഴിക്കുക ചൂ കഴിക്കുക ഇത്രയുമാണ് ചൂടിനെകുറിച്ചു എനിക്ക് പറയാനുള്ളത്

ഒന്നും പറയണ്ട, ഇവിടൊരു മരുഭൂമിയിലാണല്ലോ, അത് range ഉം എനക്ക് ഓരോം കണക്കാ, ഇതിപ്പോ എനിക്ക് സ്ഥിരം കിട്ടണ complaint ആ വാട്സാപ്പില്, നിൻറെ call phone ഇ വിളിച്ച് ring ഇല്യാ പറഞ്ഞിട്ടൊക്കെ പിന്നെ എടക്ക് വിളിച്ചാലും എടുക്കാനും പറ്റില്ല, കാരണം നല്ല തെരക്കാണിപ്പോ, എനിക്ക് അടുത്താഴ്ച ഒരു exam ഉള്ളതാ, പല പ്രശ്നാണ്, അപ്പൊ നല്ല എടങ്ങാറാണ് ഇവിടെ. അപ്പൊ അങ്ങനെയല്ലേ, ഞാൻ ഇപ്പൊ ജയ്‌പ്പൂരിലെന്നെയാണ്. ഇപ്പൊ work വരുന്നെ ജയ്‌പ്പൂരിലാണ്, ഞാനിപ്പൊ ഇവിടെ എത്തിയിട്ട് ഒരു മാസായി ഇപ്പോ. ഞാൻ ദുബായീവരെ ഉമ്മാനെ കാണാൻ പോയത് തന്നെഎൻറെ, റമീസ ഇപ്പൊ എവിടെയാണ്, ഞാൻ phone എടുക്കാത്തതിന് sorry കേട്ടാ, ഞാൻ എപ്പോളും സമയം കിട്ടീട്ടില്ല എനിക്ക്, അവിടെ അഹ് റമീസ ഇപ്പോ എവിടെയാണ് college ഇലാണോ വീട്ടിലാണോ എന്താണ്, വീട്ടിലെല്ലാം എല്ലാർക്കെല്ലാം എന്നാ വിശേഷം? college ഇലിലെന്താണിപ്പോ അവിടെ പരിപാടികളൊക്ക, തെരക്കാണോ? ഇവിടെ കോവിഡ് അങ്ങനെ പ്രശ്നനവില്ലാ, അങ്ങനെ എടയിൽവെച്ച് നല്ല കൂടി, ഈ ജാനുവരി last ഒക്കെ ആവുംത്തേന് lock down ഒക്കെ വെച്ചിട്ടിണ്ടായിരുന്നു ഇവിടെ, അപ്പോക്കെ നല്ല കൂടിയിണ്ടായിരുന്നു. ~ക്ഷേ ഇപ്പങ്ങനെ പ്രശ്നില്ല, ഇപ്പൊരു രണ്ടാഴ്ചയായിട്ട് വലിയ പ്രശ്നില്ല പക്ഷെ ഇവിടെ quality കൊറവായിരിക്കും ഇങ്ങനെ case കളൊക്കെ വന്നിട്ട് അപ്പൊ അങ്ങനെ അത് പ്രശ്നായി, അപ്പോ അതുകാരണോക്കെ കൊറേപേര് quarantine ഏനു ഇവിടെ college ഇല്, അപ്പൊ ഇപ്പൊഴൊണ്ട് ചെലവര് quarantine ഇല്. പക്ഷേ വ~ അങ്ങനെ വല്യ പ്രശ്നോയില്ല, ഇപ്പൊ ഞാനിപ്പോ അടുത്തൊക്കെ പൊറത്തൊക്കെപോയിട്ടുണ്ടായിരുന്നു friends ഇനൊപ്പം ഇങ്ങനെ പൊറത്തൊക്കെ എറങ്ങിയിട്ടുണ്ടായിരുന്നു, അപ്പൊ ആർക്കും വേറെ പ്രശ്നം വന്നിട്ടില്ല്യാ. ഇപ്പൊ എനിക്ക് ചെറുതായിട്ട്ന് വയ്യായ്ക ആയിരുന്നു. പക്ഷെ അത് കോവിഡ് കാരണമൊന്നുമല്ലാ. എനിക്ക് ഇതുപോലെ ഇവിടത്തെ ഭക്ഷണം കഴിച്ചിട്ട് എനിക്ക് വലിയ പിടിച്ചില്ല വയറിന്. അപ്പോ അതൊരു കാരണം പ്രശ്നമുണ്ടായിരുന്നു, അതല്ലാതെ ഇവിടെ വേറെ പ്രശ്നോന്നൂല്ല, ഇവിടെ ജയ്‌പ്പൂരിലിപ്പം എങ്ങനായാലും എന്താണ് ആൾക്കാരൊന്നും mask ഒന്നും ഇട്ട് നടക്കാറൊന്നില്ല, bus ഇലൊക്കെ പോയാല് എന്താണ്. ഒരു മനുഷ്യൻ mask ഇടൂല്ല. നമ്മളൊക്കെ രണ്ടുമൂന്നു mask ഇട്ടിട്ടും കയ്യില് sanitizer വെച്ചു പോകുമ്പോളും ഇവരൊന്നും mask പോലും ഇടൂല്ല. പറഞ്ഞാലും ഇങ്ങനെ തുറിച്ചുനോക്കും നമ്മളെ, ഏർ എന്റെടെ mask ഇടാൻ പറഞ്ഞ നീയാരാ ഇങ്ങനെ പ~ പറയ്യാന്ന് ചോയിക്കണ കേട്ട്. അപ്പൊ അങ്ങന ഇവിടെ ഇവിടൊക്കെ അങ്ങനെയാണ് അവസ്ഥ. അവിടെ ചെന്നൈയിലൊക്കെ എന്താണാവസ്ഥ ഇപ്പോ, കോവിഡ് ward ഇലൊക്കെ work ചെയ്യണത്. അപ്പോ അവിടെയൊക്കെ എന്താണ് അവസ്ഥ? ജയ്‌പൂർ അങ്ങന expensive അല്ലാട്ടോ, ഒരു all ഇന്ത്യാ trip ഇന് ജയ്‌പൂർ നല്ല option ആണ്, കാരണം ഇവിടെ പറഞ്ഞാല് ഇവിടാണേൽ ജയ്~ ഏർ രാജസ്ഥാനന്നു പറഞ്ഞാ ഇന്ത്യയിലെ one of the best history ന്ന് പറഞ്ഞിവിടെ ജയ്‌പൂരിലാണ് ഇവിടെ co~ culture ഉം ഇതൊക്കെ പറഞ്ഞാൽ വേറെയൊരു സംസ്‌ഥാനത്തു കിട്ടാൻ പാടാണ്. ഇണ്ട് പക്ഷേ, രാജസ്ഥാൻ one of the best ഇങ്ങനെ tourist ന് വേണ്ടീട്ട് പോണത് best രാജസ്ഥാൻ നല്ല fort കളും. ഈ ജൽമഹലും ഈ ഭാംഗർഹ് ഫോർട്ടൊക്കെ നല്ല രസൊ~ ഈ ഭാംഗർഹ് ഫോർട്ടൊക്കെ നല്ല രസാ, അവിടൊക്കെ രാത്രി പ്രേതൊക്കെയിണ്ടെന്ന് ആൾക്കാര് പറയ്യാ, അപ്പൊ ഒരു കഥയിങ്ങനെ പറയും ആൾക്കാരെ പേടിപ്പിക്കാൻ വേണ്ടീട്ടൊക്കെ. അപ്പൊ ജയ്പ്പൂര് ആഹ് എക്ക്~ അത്ര വലിയ expensive അല്ല പക്ഷെ tourist കളെ കൊറേ പറ്റിക്കാൻ കൊറേ ആൾക്കാര് ഇവിടെ ഇണ്ടാവുംട്ടാ, അപ്പൊ അതൊക്കെ സൂക്ഷിക്കണം, for example ഇങ്ങനെ ഏർ എന്താ പറയ്യാ നമ്മളെ ഊബറും ഇതൊക്കെ ആയാല് ഈ tax~ ഇവിടെ കൊറേ taxi auto ഒക്കെ ഇണ്ടാവും. അപ്പോ നമ്മള് സൂക്ഷിക്കണം, ഈ നമ്മള് അത് rate ഒക്കെ എന്താണ് റ്റാ~ ആഹ് ഊബർല് നോക്കിവെക്കണം. പിന്നെ taxi കാരന്റോടിങ്ങനെ പറയ്യ, ആ ഇതാണ് ഊബർ rate അപ്പൊ ഇതിന് കൂടുതല് പറഞ്ഞിട്ടൊക്കെ പറഞ്ഞാല് taxi കാരന്റോട് അങ്ങനൊക്കെ bargain ചെയ്യണം, അങ്ങനൊക്കെ skill ആഹ് കഴിവും skill ഉം ഒക്കെ വേണേട്ടോ, എന്നാലേ ഇവിടെ പു~ പറ്റുള്ളൂ. പിന്ന ആൾക്കാരൊക്കെ പറ്റിക്കലോടുപറ്റിക്കലാവും, അല്ലെങ്കി അവനൊക്കെ ജീവിക്കാൻ പറ്റുവോ ഒന്നുവില്ലാതെ പക്ഷേ ജയ്‌പൂർ നല്ലൊരു idea ആണേട്ടാ, എന്തായാലും വരണുണ്ടല്ലോ, ഒറപ്പായിട്ട് വാ, ഞാനിവിടെ ഒരുവർഷം ഇവിടെ ഇണ്ടാവും ഇവിടെ. അപ്പൊ എന്തായാലും അയിന് മുമ്പ് ഒന്ന് വന്നോണ്ട്, നല്ല രസവുള്ള ഒരു city ആണ്. കാണാൻ രസാണ്. ഏർ വൃത്തിയില്ല അങ്ങനെ. അങ്ങനെ വൃത്തിയില്ലാത്തൊരു city ആണെ, അങ്ങനെ. ഒരു നാലഞ്ചു ദിവസം ഒരാഴ്ചയൊക്കെ നിക്കാൻ വേണ്ടിയൊക്കെ ജയ്‌പൂർ കാണാൻ നല്ലൊരു city ആണ്. പക്ഷേ അതിനു അപ്പുറം നിക്കാൻ ആർക്കും തോന്നൂല്ല. എനിക്ക് mainly പറഞ്ഞാൽ ആഹ് ഇന്ത്യയിലങ്ങനെ സ്ഥലങ്ങളൊന്നും എനിക്ക് വല്യതൊന്നുമില്ല കാരണം ഇന്ത്യയിലെന്നുപറഞ്ഞാൽ ഞാൻ കൊറേ സംസ്ഥാനം കണ്ടു കൊറേയൊക്കെ അപ്പൊ ഇന്ത്യയിലങ്ങനെ states എനിക്ക് വല്യ ഇതില്ല, എനിക്ക് കൊറേ countries ആണ്. countries ന്ന് പറഞ്ഞാ എനിക്ക് mainly യൂറോപ്പില് പോണം. യൂറോപ്പിൽ കൊറേ countries പോകാൻ താല്പര്യം ഇണ്ട്, എനിക്ക് ഫ്രാൻസ്, ജർമ്മനി, സ്പെയിൻ ഇവര് മൂന്നും പിന്നെ യു ക്കെ of course ഇവര് നാലും എനിക്ക് mainly കാണണ്ടത്, പിന്നെന്താണ് ആഹ് ഓസ്ട്രേലിയ, ന്യൂസിലൻഡും ഇത് കാണുകയാണ് താല്പര്യം. ഇപ്പൊ നാന് അടുത്ത Expo ന് പോയപ്പോഴെ ഈ രാജ്യങ്ങളൊക്കെ നാൻ കണ്ടിട്ട്ണ്ടായിരുന്നു. അപ്പൊ നല്ല രസള്ള രാജ്യങ്ങളൊക്കെ ഇങ്ങനെ, അവിടത്തെ ഈ രാജ്യം, ഈ Expo പറഞ്ഞാ വെറും എന്താ പറയ്യാ. അവിടത്തെ രാജ്യങ്ങളിൽ കാണാൻപറ്റിയത് അവിടത്തെ ആൾക്കാര് വന്നിങ്ങനെ പരിചയപ്പെടും, അപ്പൊ ഞാൻ ഈ ഉസ്ബെക്കിസ്ഥാനെയൊക്കെപ്പറ്റി എനിക്ക് ഒന്നു അറിയുന്നുണ്ടായിരുന്നില്ല. പക്ഷെ അവിടത്തെ ഒരു ചെക്കനെ പരിചയപ്പെട്ടു. അവിടത്തെ ഒരു employee ഏർ എന്നെക്കാളും പ്രായം കൊറവാ, പത്തൊൻപത് വയസ്സേ ഉളളൂ. പക്ഷേ അവൻ്റെ അറിവും എന്താണ് സ്വഭാവം എന്തോ കണ്ടിട്ട് ആ രാജ്യം തന്നെ എനിക്ക് കാണാൻതോന്നി ഉസ്‌ബെക്കിസ്ഥാൻ, അപ്പോ ഉസ്‌ബെക്കിസ്ഥാനും പിന്നേ ഈ ഫ്രാൻസും ജർമനിയും സ്പെയിനോക്കേ mainly കാരണം അവിടൊക്കെ പറഞ്ഞാല് ഈ football main അല്ലേ, എനിക്ക് football ഭയങ്കര പ്രാന്താ. ഈ football match ഒക്കെ അവിടെപ്പോയി കാണാൻ താല്പര്യമുണ്ട് ഏർ വേറെ ഇപ്പൊ സ്~ countries ന്ന് പറഞ്ഞാ ഇതൊന്നും നോക്കിവെച്ചിട്ടില്ല, ഇവര് മൂന്നെന്നെയാ main ഇവരെപ്പറ്റി ഒന്ന് അത്യാവശ്യം ആള് ഏർ research ചെയ്തിട്ടിണ്ട് എങ്ങനെയാ പോയി യാത്ര ചെയ്യാന്നൊക്കെ അപ്പോ അത്യാവശ്യം പ്രായാവുമ്പള് സ്വന്തം പൈ~ ജോലിയും paisa യൊക്കെ ഇണ്ടാവുമ്പോള് അതൊക്കെ പോവാൻ നല്ല താല്പര്യമുണ്ട്. റമീസക്ക് ഇന്ത്യയിലല്ലാതെ രാജ്യങ്ങളൊക്കെ ഏതാ താൽ~ താല്പര്യയുള്ള കാണാന്. എനിക്ക് family ആയിട്ട് ജോർജിയ ഒന്ന് പോണംണ്ടായിരുന്നു. നമ്മടെ ആഹ് ഉപ്പയും ഉമ്മയും അനിയത്തിയും നാനും ദുബായിലൊക്കെ ആവുമ്പോള് നമ്മള് ജോർജിയ ഒന്ന് പോണെന്ന് ആലോചിച്ചിട്ട്ണ്ടായിരുന്നു അപ്പോ ജോർജിയ പോവാൻ താല്പര്യയിണ്ടായിരുന്നു, പക്ഷേ അയിന് സമയൊന്നും കിട്ടീല പിന്നെ plus two വും ഇതൊക്കെ ഓരോന്നൊക്കെ കാരണം പിന്നെ പോവാൻ പറ്റീല്ല, നമ്മളങ്ങനെ ഒക്കെ plan ചെയ്തുവെച്ചു. ഇനിയിപ്പോ വല്ല സമയം കിട്ടിയാലൊക്കെ അവിടേക്ക് പോണം. പക്ഷേ പഠിത്തം നടക്കൂല്ല, പഠിത്തൊക്കെ ഇനിയിപ്പോ sister college ഇൽ പോവും, ഉപ്പാ ഖത്തറില് ഇപ്പൊ ജോലി കിട്ടീട്ടുള്ളൂ. അപ്പോ ഉപ്പാ ഖത്തറിലാവും. പിന്നെ ഉമ്മ ദുബായീലാണ്, നാലുപേരും ലോകത്തെ നാലു ഭാഗത്താ. അപ്പോ എന്താണ് ഇപ്പടുത്തൊന്നും എന്താ പറയ്യാ trip അങ്ങ് പോകട്ടെ, നമ്മള് നാല് പേരും ഇപ്പൊ അടുത്തെപ്പളാ കാണുപോലും നമ്മക്ക് അറിയില്ല, അതാണവസ്ഥ. അങ്ങനൊക്കെ ഓരോന്നുണ്ട്, ~ക്ഷേ എത്രയായാലും താല്പര്യണ്ട് trip ന് പോവാൻ ആഹ് ഉപ്പാനുമ്മാനും ഇത്രേം കാലം നമ്മള്നെ നോക്കിയേന് ഉപ്പാനും ഉമ്മാനും നല്ല trip ന് കൊണ്ടോന്ന് എന്റൊരാഗ്രഹാണ്. എവിടെയെങ്കിലും ലോകത്തില് ഉമ്മാക്കും ഉപ്പാക്കും എവിടെ പോവാനാണ് താൽപര്യം, ഉപ്പാക്ക് ഈ യു ക്കെക്ക് പോവാൻ നല്ല താല്പര്യാ ഉപ്പാക്ക്. അവിടൊക്കെ കൊണ്ടോവാൻ താല്പര്യം ഇണ്ട്. പ~ പിന്നാ പണിയെടുത്ത് ജോലിയൊക്കെ എടത്തിട്ട് ഉപ്പാനങ്ങട് കൊണ്ടോവാനും ഉമ്മാനെ കൊണ്ടോവാനും ഒക്കെ താത്പര്യണ്ട് ഇതൊക്കെ താല്പര്യണ്ട്. പിന്നെ ഇങ്ങനെ ആഹ് സ്പെയിനു അവരെ കൊണ്ടോവാൻ താത്പര്യണ്ട്. സ്പെയിനൊക്കെ അവരെ പണ്ടിതുപോലെ ഉപ്പാടെ office ഇല് trip ഇങ്ങനെ plan ചെയ്തുവെച്ചിട്ട്ണ്ടായിരുന്നു, പക്ഷേ അതെന്തോ പ്രശ്നം കാരണം പിന്നെ പോവാൻ പറ്റീല്ല ആർക്കും. ഓരോ trip ഇങ്ങനൊക്കെ plan ചെയ്~ ഒക്കെ ഇങ്ങനെ plan ചെയ്ത് വെക്കുവൊക്കെ നമ്മൾ, അങ്ങനെയിങ്ങനെ ഓരോന്നാ പ്രശ്‍നം, അപ്പം പോവാൻ പറ്റൂല്ല, പറ്റുന്ന പോകാൻ പറ്റും. പിന്നേ വേറിപ്പോ ഈ നെതർലൻഡ്‌സ്‌ ഒക്കെ നല്ല country യാ. നാന് ആഹ് ഈ Expo ക്ക് പോയപ്പോള് നെതർലൻഡ്‌സിലെ ഒരു couple നെ അവിടെ കണ്ടു. ഒരു ഭാര്യയേം ഭർത്താവിനെം കണ്ടു. അപ്പോ അവര് country യെപറ്റി അവരിങ്ങനെ പറയുമ്പോ നല്ല രസായിരുന്നു ഇങ്ങനെ കേൾക്കാ ആ നാടിനെ പറ്റി ആംസ്റ്റെർഡെന്നൊക്കെ പറഞ്ഞാ ഭയങ്കര famous country അൽ~ ആഹ് sorry capital അല്ലേ. അപ്പോ അതൊക്കെ അതൊരു രസായിരുന്നു പിന്നെ വേറ country ഇപ്പേതാളേള? ആഹ് പിന്നെ ജപ്പാനിൽ പോവാൻ നല്ല താല്പര്യം, ജപ്പാന് പറഞ്ഞാല് ഭയങ്കര technologically ഭയങ്കര advance വളർച്ചയുള്ളൊരു രാജ്യാർന്നു, അപ്പോ അവരെ ലാ~ എന്താണ് ജീവിക്കണ അഹ് ഇതൊക്കെ പറഞ്ഞാല് ഭയങ്കര രസാണ്. ആഹ് ജപ്പാന് പോവാന് ഒരു താല്പര്യയിണ്ട്, ജപ്പാനിപ്പോ നല്ല എന്താ ഒര് രണ്ടും കൂടിയും culture ഉം technology യും രണ്ടും കൂടിയും ഒത്തു പോണൊരു ഒരു രാജ്യാണത്. പിന്നെ അവിടത്ത ആൾക്കാരൊക്കെ നല്ല ആൾക്കാരാണ്. നല്ല മാന്യായിട്ട് നല്ല discipline ആൾക്കാരാണവിടെ. അപ്പോ അതൊക്കെ ഒരു രസാണ്. അപ്പോ റമീസയ്ക്ക് ആഹ് എവിടെയൊക്കെ വേറെ പിന്നെ താല്പര്യള്ളേ ഇപ്പോ പറഞ്ഞ രാജ്യങ്ങളല്ലാതെ? മിഡിൽ ഈസ്റ്റില് ഞാനിപ്പോ ഒമാനും സൗദിയും പോയിട്ടിണ്ട്. സൗദി ഇപ്പോ അവിടെ ഉംറക്ക് വേണ്ടീട്ട് ഞാൻ പോയിട്ട്ണ്ട്, അപ്പോ അങ്ങനെ കൊറേ ര~ രാജ്യങ്ങള് ഞാൻ sorry സ്ഥലങ്ങള് കാണാനായിട്ട് പോയി സൗദിയില്, പിന്നെ ഒമാനെന്റെ ഉപ്പാൻറെ sister അവിടിണ്ടായിരുന്നു. ഒമാനും പോയി കണ്ടേനും മസ്‌കറ്റും അവിടൊക്കെ കാണാൻ പോയിന് ആഹ് അപ്പൊ അവിടെ രണ്ട് രാജ്യങ്ങൾ പോയി, പിന്നെ സൗദി ഇപ്പോ sorry ഈജി~ മിഡിൽ ഈസ്റ്റ് പറഞ്ഞത് ഈജിപ്റ്റ് ഈജിപ്റ്റ് എനിക്കീ~ പെരുമച്~ ചെ~ പിരമിഡ്‌സ് സംഭവം ചെറുപ്പത്ത്~ ചെറുപ്പം മുതലേ എനിക്ക് ഭയങ്കര എന്താ പറയ്യാ fascination ഇള്ള സംഭവന്നെ എനിക്ക്, ഭയങ്കര ഒര് ഓ ഇങ്ങനെ ഒര് സംഭവിണ്ടല്ലോ ആലോയിച്ച് ചെറുപ്പം മുതലേ എനിക്ക് നല്ലൊരു പ്രാന്തായിരുന്നു ഈ പിരമിഡ്‌സ്നെ പറ്റീട്ട് അപ്പോ ഇനിയുള്ളത് .

ഒക്കെ സമയത്തിന് അനുസരിച്ചിട്ട് സമയം കിട്ടിയാ പോണം, പിന്നേ നോർത്ത് അമേരിക്കയില് മെക്സിക്കോ ആഹ് കാനഡ ഒക്കെ പോവാൻ താല്പര്യണ്ട്. അമേരിക്കയോട് വലിയ താല്പര്യ ഇല്ല. അവിടൊക്കെ പറഞ്ഞാൽ കൊറച് ഏർ എന്താണ് ഇപ്പത്തെ പ്രശ്നങ്ങള് കേൾക്കുമ്പോ അവിടെ പോകുന്ന ആഹ് പേടിയാണ് ഇപ്പോം.

ഏർ അപ്പോ അവിടെയൊക്കെ പോവാൻ നല്ല താ~ താല്പര്യണ്ട്. ബ്രസീലിൽ, അർജന്റീന, ഈജിപ്ത് പിന്ന ആഫ്രിക്കയിലെ കൊറേ രാജ്യങ്ങളും ഒക്കെ താല്പര്യണ്ട്, പിന്ന ഏഷ്യയേലെന്നെ ഇപ്പോ നമ്മളിപ്പോ എത്ര രാജ്യങ്ങളിണ്ട്. ഇപ്പോ സൗത്ത് കൊറിയന്നൊക്കെ പറഞ്ഞാ സൗത്ത് കൊറിയ താല്പര്യണ്ട്. ജപ്പാനും സൗത്ത് കൊറിയയും ഒക്കെ പറഞ്ഞാൽ ഭയങ്കര similar culture കളാണല്ലോ അവർക്കൊക്കെ ആഹ് ഒക്കെ അടുത്തടുത്തായ കാരണം ആയൊരു സൗത്ത് ഈസ്റ്റ്ഏഷ്യ അപ്പോ അവിടൊക്കെ പോവാനും പോവാൻ താല്പര്യണ്ട്.

അവിടത്തെ ആൾക്കാര് ശെരിക്കു പറഞ്ഞാൽ ചെൽപ്പോ ആഹ് ശരിയാണ് നമ്മടെ ഇന്ത്യ അവർക്ക് ശത്രുവാണ്, പക്ഷേ എത്രയായാലും അവിടത്തൊരു hospitality അവിടത്തെ ആൾക്കാരെയൊക്കെ കാണുമ്പോളെ താല്പര്യണ്ട് അവിടൊക്കെ പോവാന്. അവിടത്തെ culture ഉം അവിടത്തെ ആൾക്കാരും ഒക്കെ എങ്ങനിണ്ട്ന്ന് പഠിക്കാൻ വേണ്ടി ഏർ എങ്ങനാന്ന് അറിയാൻ വേണ്ടീട്ട്. റമീസക്ക് പാക്കിസ്ഥാനൊക്കെ പോവാൻ താൽപര്യോണ്ടോ?